സ്പോക്കൺ ട്യൂട്ടോറിയലിൽ ലിബ്രിയോഫീസ് കാൽക്ക് ന്റെ ആമുഖത്തിലേയ്ക്ക് സ്വാഗതം ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ ഇവയെല്ലാം പഠിക്കും ലിബ്രിയോഫീസ് കാൽക്ക് ലേയ്ക്കുള്ള ആമുഖം ലിബ്രിയോഫീസ് കാൽക്ക് ലുള്ള വ്യത്യസ്ത ടൂൾബാറുകൾ കാൽക്ക് ൽ എങ്ങനെയാണ് പുതിയ പ്രമാണം ഒരു ഡോക്യുമെന്റ് തുറക്കേണ്ടത് നിലവിലുള്ള ഒരു ഡോക്യുമെന്റ് എങ്ങനെയാണ് തുറക്കേണ്ടത്
കാൽക്ക് ൽ എങ്ങനെയാണ് ഒരു ഡോക്യുമെന്റ് സേവും ക്ലോസും ചെയ്യുക
ലിബ്രിയോഫീസ് സ്യൂട്ട് ൻറെ ഒരു സ്പ്രെഡ്ഷീറ്റ് ഘടകമാണ് ലിബ്രിയോഫീസ് കാൽക്ക്
വ്രൈട്ടർ പ്രധാനമായും ടെക്സ്റ്റ് വിവരങ്ങളുമായി ബന്ധപ്പെടുന്നതുപോലെ സ്പ്രെഡ്ഷീറ്റ് പ്രധാനമായും ഇടപെടുന്നത് സംഖ്യാ വിവരങ്ങളുമായാണ്
അക്കങ്ങളുടെ ഭാഷയ്ക്കുള്ള ഒരു സോഫ്റ്റ്വെയറാണ് ഇതെന്ന് പറയാം മൈക്രോസോഫ്റ്റ് ഓഫീസ് സ്യൂട്ട് ലെ മൈക്രോസോഫ്റ്റ് എക്സൽ ലിന് തത്തുല്യമാണെന്ന് പറയാം
ഇത് സൌജന്യവും ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുമാണ്
അതിനാൽ ഇത് പകർത്തുകയോ വീണ്ടും ഉപയോഗിക്കുകയോ സൌജന്യമായി വിതരണം ചെയ്യുകയോ ചെയ്യാം ലിബ്രിയോഫീസ് സ്യൂട്ട് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് വിൻഡോസ് 2000 അല്ലെങ്കിൽ അതിന്റെ ഉയർന്ന പതിപ്പുകളായ എംഎസ് വിൻഡോസ് എക്സ്പി അല്ലെങ്കിൽ എംഎസ് വിൻഡോസ് 7 കൂടാതെ നിങ്ങൾക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി gnuലിനക്സ് ഉം ഉപയോഗിക്കാവുന്നതാണ്
ഇവിടെ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയി ഉബുണ്ടു ലിനക്സ് 1004 ഉം ലിബ്ര ഓഫീസി സ്യുട്ട് വേർഷൻ 334 ഉപയോഗിക്കുന്നു
നിങ്ങളുടെ സിസ്റ്റത്തിൽ ലിബ്രിയോഫീസ് സ്യൂട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ കാൽക്ക് എന്നത് സിനാപ്റ്റിക് പാക്കേജ് മാനേജർ ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് സിനാപ്റ്റിക് പാക്കേജ് മാനേജർ നെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് സൈറ്റിലുള്ളUbuntu ലിനക്സ് ട്യൂട്ടോറിയലുകൾ സന്ദർശിച്ച് ലിബ്രിയോഫീസ് സ്യൂട്ട് സൈറ്റിലെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഡൌൺലോഡ് ചെയ്യുക
ലിബ്രിയോഫീസ് സ്യൂട്ട് ൻറെ ആദ്യ ട്യൂട്ടോറിയലിൽ വിശദമായ നിർദ്ദേശങ്ങൾ ലഭ്യമാണ്
ഓർമ്മിക്കുകCalcനുവേണ്ടി ഇന്സ്റ്റാൾ ചെയ്യുമ്പോൾ കോംപ്ലീറ്റ് ഇൻസ്റ്റാളേഷൻ ഉപയോഗിക്കുക
ലിബ്രിയോഫീസ് സ്യൂട്ട് നിലവിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൻറെ മുകളിൽ ഇടതുഭാഗത്തായി അപ്ലിക്കേഷൻസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് തുടർന്ന് ഓഫീസ് അവസാനംLibreOffice എന്നിവ വഴി ഇത് ഉപയോഗിക്കാവുന്നതാണ്
വ്യത്യസ്തLibreOfficeഘടകങ്ങളോടൊപ്പം പുതിയൊരു ഡയലോഗ് ബോക്സ് തുറക്കുന്നു
ലിബ്രിയോഫീസ് കാൽക്ക് ആക്സസ്സ് ചെയ്യാനായി പുതിയ ഡയലോഗ് ബോക്സിലുള്ള സ്പ്രെഡ്ഷീറ്റ് ഘടകം ക്ലിക്ക് ചെയ്യുക
ഇത് പ്രധാന കാൽക്ക് വിൻഡോ യിൽ ഒരു ശൂന്യമായ ഡോക്യുമെന്റ് തുറക്കും
ഇനി നമുക്ക് കാൽക്ക് വിൻഡോ യുടെ പ്രധാന ഘടകങ്ങൾ പഠിക്കാം
Calcലുള്ള പ്രമാണത്തെയാണ് ഡോക്യുമെന്റിനെയാണ് വർക്ക്ബുക്ക് എന്ന് വിളിക്കുന്നത്
ഒരു വർക്ക്ബുക്കിൽ സ്പ്രെഡ്ഷീറ്റുകളെന്ന് വിളിക്കപ്പെടുന്ന വിളിക്കുന്ന ഒരുപാട് ഷീറ്റുകളുണ്ടാകും
ഓരോ സ്പ്രെഡ്ഷീറ്റിലും സെല്ല്സ് ഉണ്ടാകും അവ വരികളും നിരകളുമായി ക്രമീകരിച്ചിരിക്കുന്നു
ഓരോ വരിയും ഒരു അക്കം കൊണ്ടും നിര ഒരു അക്ഷരം കൊണ്ടും തിരിച്ചറിയാം
ഒരു പ്രത്യേക സെൽ വരിയുടെയും നിരയുടെയും മദ്ധ്യവർത്തിയായി വന്നാൽ അതിന്റെ നിലവിലെ വരി സംഖ്യയും കൂടാതെ അക്ഷരത്തിൻറെ കോളം കൊണ്ടാണ് തിരിച്ചറിയുക
സെൽസിനു പാഠം സംഖ്യകൾ സൂത്രവാക്യങ്ങൾ കൂടാതെ മറ്റൊരുപാട് വിവരങ്ങളും ഉൾക്കൊള്ളാനും അവയെ പ്രദർശിപ്പിക്കാനും മാറ്റങ്ങൾ വരുത്താനും സാധിക്കും
ഓരോ സ്പ്രെഡ്ഷീറ്റിനും ഒരുപാട് ഷീറ്റ്സ് ഉണ്ടാകും അതായത് ഒരു മില്യണിലധികം വരികളും ആയിരത്തിലധികം നിരകളും അതുവഴി ഒരു ഷീറ്റിൽ ഒരു ബില്യണിലധികം അല്ലെങ്കിൽ നൂറ് കോടിയിലധികം കള്ളികളും സാദ്ധ്യമാണ്
കാൽക്ക് വിൻഡോ യ്ക്ക് പലതരം ടൂൾബാറുകളുണ്ട് അതായത് ടൈറ്റിൽ ബാർ മെനു ബാർ സ്റ്റാൻറേർഡ് ടൂൾബാർ ഫോർമാറ്റിംഗ് ബാർ ഫോർമുല ബാർ കൂടാതെ സ്റ്റാറ്റസ്സ് ബാർ എന്നിവ
ഈ ടൂൾബാറുകളല്ലാതെ ഇതിൽ അധികമായി രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് പേരിനവ മുകളിൽ ഇൻപുട്ട് ലൈൻ കൂടാതെ നാമെ ബോക്സ് എന്നിവയാണ്
ടൂൾബാറുകളിൽ ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന ഓപ്ഷനുകളുണ്ട് അവ നമ്മൾ ട്യൂട്ടോറിയലുകൾ പുരോഗമിക്കുമ്പോൾ പഠിക്കും
സ്പ്രെഡ്ഷീറ്റിൻറെ താഴെ ഇടതുഭാഗത്തായി മൂന്ന് ടാബുകൾ നിങ്ങൾക്ക് കാണാം അവ ഷീറ്റ്1 ഷീറ്റ് 2 കൂടാതെ ഷീറ്റ് 3 എന്നിവയാണ്
ഈ ടാബുകൾ ഓരോ വ്യക്തിഗതമായ ഷീറ്റുകളും ആക്സസ്സ് ചെയ്യാൻ അനുവദിക്കുന്നു കാണാവുന്ന ഷീറ്റിന് വെളുത്ത ടാബായിരിക്കും ഉണ്ടാവുക
മറ്റൊരു ഷീറ്റ് ടാബിൽ ക്ലിക്ക് ചെയ്യുക വഴി ആ പ്രത്യേക ടാബ് തുറക്കും
അതിന്റെ ടാബ് വെളുത്തനിറമാകും
സ്പ്രെഡ്ഷീറ്റിൻറെ പ്രധാന വിഭാഗം എന്നത് ഡാറ്റ ഒരു ഗ്രിഡിൻറെ രൂപത്തിൽ വ്യത്യസ്ത കള്ളികളിൽ നൽകിയിട്ടുള്ളതാണ്
ഓരോ കള്ളിയും ഒരു വരിയുടെയും നിരയുടേയും സമ്പർക്കത്തിലാണ്
കോളത്തിന്റെ മുകളിൽ റോയുടെ ഇടത്ത് അവസാനമായി അക്ഷരങ്ങളും അക്കങ്ങളും നിരയായുള്ള ചാര നിറത്തിലുള്ള ബോക്സുകളുണ്ട് ഇവയാണ് കോളത്തിന്റെയും റോയുടെയും തലകെട്ടുകൾ കോളങ്ങൾ ആരംഭിക്കുന്നത് A യിലും തുടർന്ന് അത് വലത്തേയ്ക്ക് പോവുകയും നിരകൾ 1 ൽ ആരംഭിച്ച് താഴേയ്ക്ക് പോവുകയും ചെയ്യും
ഈ കോളങ്ങലുടെയും റോകളുടെയും തലകെട്ടുകൾ സെൽ റെഫറൻസുകൾ രൂപീകരിക്കുകയും അവ നാമെ ബോക്സ് മേഖലയിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും
Calcലെ വ്യത്യസ്ത ഘടകങ്ങളെക്കുറിച്ച് പഠിച്ചതിന് ശേഷം നമ്മളിനി ലിബ്രിയോഫീസ് കാൽക്ക് ൽ പുതിയൊരു ഡോക്യുമെന്റ് എങ്ങനെയാണ് തുറക്കുക എന്ന് പഠിക്കും
സ്റ്റാൻറേർഡ് ടൂൾബാറിലെ ന്യൂ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പുതിയൊരു ഡോക്യുമെന്റ് തുറക്കാം അല്ലെങ്കിൽ മെനു ബാറിലെ ഫൈൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയും അവസാനം സ്പ്രെഡ്ഷീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക
ചെയ്യാം
രണ്ട് അവസരങ്ങളിലും പുതിയ കാൽക്ക് വിൻഡോ തുറക്കുന്നതായി നിങ്ങൾക്ക് കാണാം
സ്പ്രെഡ്ഷീറ്റിൽ ഇനി എങ്ങനെയാണ് പെർസണൽ ഫൈനാൻസ് ട്രാക്കർ നിർമ്മിക്കുക എന്ന് നമുക്കിനി പഠിക്കാം
സ്പ്രെഡ്ഷീറ്റിലെ കുറച്ച് കള്ളികളിൽ ഡാറ്റ എങ്ങനെയാണ് എൻറർ ചെയ്യുക എന്ന്നമുക്കിനി കാണാം
അ1 എന്ന് പരാമർശിച്ചിട്ടുള്ള സ്പ്രെഡ്ഷീറ്റിലെ കള്ളിയിൽ ക്ലിക്ക് ചെയ്യുക
നമുക്ക് ഹെഡിംഗ് സ്ന് എന്ന് ടൈപ്പ് ചെയ്യാം
ഇതിനർഥം സ്പ്രെഡ്ഷീറ്റിലുള്ള ഇനങ്ങളുടെ സീരിയൽ നമ്പറുകളെ അത് പ്രതിനിധാനം ചെയ്യുന്നു എന്നാണ്
ഇനി ബ്1 എന്ന് പരാമർശിച്ചിട്ടുള്ള കള്ളിയിൽ ക്ലിക്ക് ചെയ്യുകയുംItems എന്ന് ഹെഡിംഗ് നല്കുക
ഈ സ്പ്രെഡ്ഷീറ്റിൽ നമ്മളുപയോഗിക്കുന്ന എല്ലാ ഇനങ്ങളുടെ പേരുകളും ഈ ഹെഡിംഗിന് കീഴിലായിരിക്കും
അതുപോലെതന്നെ കള്ളികളായ സി1 ഡ്1 ഇ1 f1ഗ്1 എന്നിവയിൽ ഒന്നിനു ശേഷം ഒന്നായി ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കോസ്റ്റ് സ്പെന്റ് റിസീവ്ഡ് dateഅക്കൌണ്ട് എന്ന ഹെഡിംങ്ങുകൾ ടൈപ്പ് ചെയ്യുക
നമ്മൾ ഈ കള്ളികളിലേയ്ക്കെല്ലാം വിവരങ്ങൾ പിന്നീട് നൽകുന്നതായിരിക്കും
ഒരിക്കൽ സ്പ്രെഡ്ഷീറ്റ് പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ നിങ്ങളത് ഭാവിയിൽ ഉപയോഗത്തിനായി സേവ് ചെയ്യണം
ഈ ഫയൽ സേവ് ചെയ്യാൻ മെനു ബാറിലെ ഫൈൽ ക്ലിക്ക് ചെയ്യുകയും സേവ് എഎസ് ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക
സ്ക്രീനിൽ ഒരു ഡയലോഗ് ബോക്സ് തുറക്കുന്നു അതിൽ നിങ്ങളുടെ പേര് നാമെ ഫീൽഡിന് കീഴിലായി നൽകുക
അതിനാൽ ഫയലിൻറെ പേര് പെർസണൽ ഫൈനാൻസ് ട്രാക്കർ എന്ന് നൽകുക
നാമെ ഫീൽഡിന് കീഴിൽ നിങ്ങൾക്ക് സേവ് ഇൻ ഫോൾഡർ മേഖലയുണ്ടാകും
അതിൽ നിങ്ങൾക്ക് ഫയൽ സേവ് ചെയ്യാനുള്ള ഫോൾഡർ നാമം നൽകേണ്ടതുണ്ട്
അതിനാൽSave ഇൻ ഫോൾഡർ മേഖലയിലെ താഴേയ്ക്കുള്ള ആരോ ക്ലിക്ക് ചെയ്യുക
ഫോൾഡർ ഓപ്ഷനുകളുടെ ഒരു പട്ടിക പ്രത്യക്ഷപ്പെടുന്നു
ഇവിടെ നമുക്ക് ഫയൽ സേവ് ചെയ്യപ്പെടേണ്ട ഫോൾഡർ നാമം തിരഞ്ഞെടുക്കാം
നമ്മൾDesktop ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു
അതിനാൽ ഫയൽ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യപ്പെടും
ഇനി ഡയ്ലോഗ് ബോക്സിലെ ഫൈൽ ടൈപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക
ഇത് ഫയൽ ടൈപ്പ് ഓപ്ഷനുകളുടെ ഒരു പട്ടിക കാണിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫയലുകൾ സേവ് ചെയ്യാൻ സാധിക്കുന്ന ഫയൽ എക്സ്റ്റൻഷനുകൾ കാണിക്കുന്നു
LibreOfficeCalcലുള്ള ഡിഫാൾട്ട് ഫയൽ ഒഡിഎഫ് സ്പ്രെഡ്ഷീറ്റ് ആണ് ഇത് ഡോട്ട് ഓഡ്സ് നുള്ള എക്സ്റ്റൻഷനുകൾ ലഭ്യമാക്കുന്നു
ഒഡിഎഫ് എന്നാൽ ഓപ്പൻ ഡോക്യുമെന്റ് ഫോർമാറ്റ് എന്നത് ഓപ്പൺ സ്റ്റാൻറേർഡ് എന്നതാണ്
ഡോട്ട് odsഫോർമാറ്റിൽ സേവ് ചെയ്യുന്നത് കൂടാതെ അത് ലിബ്രിയോഫീസ് കാൽക്ക് ൽ തുറക്കുകയും ചെയ്യാം കൂടാതെ നിങ്ങൾക്ക് ഫയലുകൾ ഡോട്ട് എക്സ്എംഎൽ ഡോട്ട് xlsxഡോട്ട് xlsഎന്നീ ഫോർമാറ്റുകളിൽ സേവ് ചെയ്യുകയും എംഎസ് ഓഫീസ് എക്സൽ programവഴി അവ തുറക്കാൻ സാധിക്കുകയും ചെയ്യും
മിക്ക പ്രോഗ്രാമുകളിലും തുറക്കുന്ന മറ്റൊരു പ്രസിദ്ധമായ ഫയൽ എക്സ്റ്റൻഷൻ ഡോട്ട് സിഎസ്വി ആണ്
ഇത് സാധാരണയായി ഉപയോഗിക്കുന്നത് ടെക്സ്റ്റ് ഫയൽ ഫോർമാറ്റിൽ സ്പ്രെഡ്ഷീറ്റിൽ ഡാറ്റ ശേഖരിക്കാനാണ് ഇത് ഫയൽ വലിപ്പം വളരെയേറെ കുറയ്ക്കുകയും അനായാസമായി അത് കൈകാര്യം ചെയ്യാൻ അവസരം ലഭിക്കുകയും ചെയ്യും
നമ്മൾ ഇനി ഒഡിഎഫ് സ്പ്രെഡ്ഷീറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു നിങ്ങൾക്ക്ODF സ്പ്രെഡ്ഷീറ്റ് കൂടാതെ ബ്രാക്കറ്റുകൾക്കുള്ളിൽ ഡോട്ട് ഓഡ്സ് എന്നിവFile ടൈപ്പ് ഓപ്ഷന് അടുത്തായി പ്രദർശിപ്പിച്ചിട്ടുള്ളതായി നിങ്ങൾക്ക് കാണാം
സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക
ഇത് നിങ്ങളെ കാൽക്ക് വിൻഡോ യിലേയ്ക്ക് തിരികെ കൊണ്ടുപോവുകയും അത് ടൈറ്റിൽ ബാറിലെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട എക്സ്റ്റൻഷനുകളിലേയ്ക്ക് പോവുകയും ചെയ്യും
മുകളിൽ ചർച്ച ചെയ്ത ഫോർമാറ്റുകൾ കൂടാതെ സ്പ്രെഡ്ഷീറ്റ് ഡോട്ട് എച്ടിഎംഎൽ ഫോർമാറ്റിലും അതായത് വെബ് പേജ് ഫോർമാറ്റിലും സേവ് ചെയ്യാവുന്നതാണ്
ഇത് മുമ്പ് വിശദീകരിച്ചതുപോലെത്തന്നെയാണ് നടക്കുന്നത്
അതിനാൽ മെനു ബാറിലുള്ള ഫൈൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് പിന്നീട് സേവ് എഎസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക
ഇനിFile ടൈപ്പ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് ബ്രേസുകൾക്കുള്ളിൽ ഓപ്പനോഫീസ് ഡോട്ട് ഓർഗ് കാൽക്ക് എന്നുള്ള എച്ടിഎംഎൽ ഡോക്യുമെന്റ്ൽക്ലിക്ക് ചെയ്യുക
ഈ ഓപ്ഷൻ ഡോക്യുമെന്റ് ന് ഡോട്ട് എച്ടിഎംഎൽ എക്സ്റ്റൻഷൻ നൽകുന്നു
സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി ഡയലോഗ് ബോക്സിലെ ആസ്ക് വെൻ നോട്ട് സേവിംഗ് ഇൻ ഒഡിഎഫ് ഫോർമാറ്റ് ഓപ്ഷൻ ചെക്ക് ചെയ്യുക
അവസാനമായി കീപ് കറന്റ് ഫോർമാറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക
നിങ്ങൾക്കിപ്പോൾ ഡോക്യുമെന്റ് ഡോട്ട് എച്ടിഎംഎൽ ൽ എക്സ്റ്റൻഷനോടെ സേവ് ചെയ്തതായി
ഈഫോർമാറ്റ് ഉപയോഗിക്കുന്നത് നമ്മുടെ സ്പ്രെഡ്ഷീറ്റ് ഒരു വെബ്പേജ് ആയി ഉപയോഗിക്കേണ്ടി വരുമ്പോഴും അത് ഒരു വെബ് ബ്രൌസർ പ്രോഗ്രാം വഴി മാത്രമേ തുറക്കാനാകൂ എന്നുമുള്ള അവസ്ഥയിലാണ്
ഈ ഡോക്യുമെന്റ്നെ അനായാസമായി പിഡിഎഫ് ഫോർമാറ്റിലേയ്ക്ക് എക്സ്പോർട്ട് ചെയ്യാംഅതിന് എക്സ്പോർട്ട് ഡയറക്ട്ലി എഎസ് പിഡിഎഫ് എന്ന സ്റ്റാൻറേർഡ് ടൂൾബാറിലെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക
മുമ്പത്തെപ്പോലെ നിങ്ങൾ സേവ് ചെയ്യാനാഗ്രഹിക്കുന്ന ലൊക്കേഷൻ തിരഞ്ഞെടുക്കുക
പകരം നിങ്ങൾക്കത് മെനു ബാറിലെ ഫൈൽ ഓപ്ഷനിൽ ക്ലിക്ക്ചെയ്ത് എക്സ്പോർട്ട് എഎസ് പിഡിഎഫ് ഓപ്ഷനുപയോഗിച്ചും ചെയ്യാം
പ്രത്യക്ഷപ്പെടുന്ന ഡയലോഗ് ബോക്സിൽ എക്സ്പോർട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയും സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക
ഒരു PDFഫയൽ സൃഷ്ടിക്കപ്പെടും
ഫൈൽ കൂടാതെ ക്ലോസ് എന്നിവയിൽ ക്ലിക്ക് ചെയ്ത് അടയ്ക്കുക
ലിബ്രെ ഓഫീസ് കാൽക്ക് ൽ നിലവിലുള്ള ഒരു ഡോക്യുമെന്റ് എങ്ങനെയാണ് തുറക്കുക എന്ന് നമുക്കിനി പഠിക്കാം
നിലവിലുള്ള ഡോക്യുമെന്റ് തുറക്കാൻ മുകളിലുള്ള മെനു ബാറിൽ ഫൈൽ മെനു ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഓപ്പൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക
സ്ക്രീനിൽ ഒരു ഡയലോഗ് ബോക്സ് പ്രത്യക്ഷപ്പെടുന്നു
നിങ്ങൾ ഡോക്യുമെന്റ് സേവ് ചെയ്ത ഫോൾഡർ ഇതാ
അതിനാൽ ഡയലോഗ് ബോക്സിൻറെ മുകളിൽ ഇടതുഭാഗത്തായുള്ള ചെറിയ പെൻസിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക
അതിൻറെ പേര് ടൈപ്പ് a ഫൈൽ നാമെ
ഇത് ഒരു ലൊക്കേഷൻ ബാർ മേഖല തുറക്കുന്നു
ഇവിടെ നിങ്ങൾ തിരയുന്ന ഫയലിൻറെ പേര് ടൈപ്പ് ചെയ്യുക
അതിനാൽ നമ്മൾ ഫയലിൻറെ പേര് പെർസണൽ ഫൈനാൻസ് ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്യുന്നു
ഇനി പ്രത്യക്ഷപ്പെടുന്ന ഫയൽ നേമുകളുടേ പട്ടികയിൽ നിന്നും പെർസണൽ ഫൈനാൻസ് ട്രാക്കർ ഡോട്ട് ഓഡ്സ് തിരഞ്ഞെടുക്കുക
ഇനി ഓപ്പൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക
പെർസണൽ ഫൈനാൻസ് trackerഓഡ്സ് ഫയൽ തുറക്കുന്നത് നിങ്ങൾക്ക് കാണാം
പകരം നിങ്ങൾക്ക് നിലവിലുള്ള ഒരു ഫയൽ മുകളിലുള്ള ടൂൾബാറിലെ ഓപ്പൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് തുറക്കുകയും അതേ തരത്തിൽ തുടർന്നുള്ള പ്രക്രിയ ആരംഭിക്കുകയും ചെയ്യാം
നിങ്ങൾക്ക് ഫയൽ ഡോട്ട് എക്സ്എൽഎസ് കൂടാതെ ഡോട്ട് എക്സ്എൽഎസ്എക്സ് എക്സ്റ്റൻഷനുകളിലും തുറക്കാം
അവ മൈക്രോസോഫ്റ്റ് എക്സൽ കൊണ്ട് കാൽക്ക് ൽ ഉപയോഗിക്കാനായുള്ളതാണ്
അടുത്തതായി നിങ്ങൾ എങ്ങനെ ഒരു ഫയൽ പുതുക്കുക എന്നും അതേ ഫയൽ നെയ്മിനു കീഴിൽ തന്നെ സേവ് ചെയ്യുക എന്നും കാണാം
ഇനി നമുക്ക് ഹെഡ്ഡിംഗ്സ് ബോൾഡ് ചെയ്തും അവയുടെ ഫോണ്ട് വലിപ്പം കൂട്ടിയും പരിഷ്കരിക്കാം
അ1 എന്ന് പരാമർശിച്ചിട്ടുള്ള സെൽ ആദ്യം ക്ലിക്ക് ചെയ്യുക
സ്ന് കോസ്റ്റ് സ്പെന്റ് റിസീവ്ഡ് ഡേറ്റ് കൂടാതെ അക്കൌണ്ട് ഹെഡ്ഡിംഗ്സ് ഇടത് മൌസ് ബട്ടൻ ക്ലിക് ചെയ്തു അതിലൂടെ വലിച്ചു കൊണ്ട് സെലെക്ട് ചെയ്യുക
ഇത് അ വാക്കുകളെ തിരഞ്ഞെടുക്കുകയും ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്യും
ഇനി ഇടത്തേ മൌസ് ബട്ടൺ വിടുക
വാക്കുകൾ ഇപ്പോഴും ഹൈലൈറ്റ് ചെയ്തിരിക്കണം
ഇനി സ്റ്റാൻറേർഡ് ടൂൾബാറിലെ Boldഐക്കണിൽ ക്ലിക്ക് ചെയ്യുക
അതുവഴി ഹെഡ്ഡിംഗ്സ് ബോൾഡാകുന്നു
ഇനി നമുക്ക് ഹെഡിംഗ്ങ്ങുകളുടെ ഫോണ്ട് വലിപ്പം വർദ്ധിപ്പിക്കാം
ഇനി നമുക്ക് ഹെഡിംഗ് ങ്ങുകൾ തിരഞ്ഞെടുക്കുകയും ഫീൽഡിലെ ടൂൾബാറിലെ ഫോണ്ട് സൈസ് ക്ലിക്ക് ചെയ്യുകയും ചെയ്യാം
ഡ്രോപ്ഡൌൺ മെനുവിൽ നമുക്ക് 14 തിരഞ്ഞെടുക്കാം
ഹെഡിംഗ്ങ്ങുകളുടെ ഫോണ്ട് വലിപ്പം വർദ്ധിക്കുന്നതായി നിങ്ങൾക്ക് കാണാം
ഇനി നമുക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണ്ട് ശൈലി മാറ്റാം
ഫോണ്ട് നാമെ ഫീൽഡിലെ ഡൌൺ ആരോയിൽ ക്ലിക്ക് ചെയ്യുകയും എന്നിട്ട് ഫോണ്ട് പേരായി ബിറ്റ്സ്ട്രീം ചാർട്ടർ തിരഞ്ഞെടുക്കുകയും ചെയ്യുക
ആവശ്യമായ പരിഷ്കാരങ്ങൾ വരുത്തിയതിനു ശേഷംSave ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക
നിങ്ങൾ ഡോക്യുമെന്റ് സേവ് ചെയ്തു കഴിയുകയും അത് അടക്കാൻ ആഗ്രഹിക്കുകയും ചെയ്താൽ മെനു ബാറിലുള്ള ഫൈൽ മെനുവിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്ലോസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക
ഇത് നിങ്ങളുടെ ഫയൽ അടയ്ക്കുന്നു
ഇത് നമ്മെ LibreOfficeCalcനെക്കുറിച്ചുള്ള കുറിച്ചുള്ള സ്പോക്കണ് ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്തെത്തിക്കുന്നു
ചുരുക്കത്തിൽ നമ്മൾ പഠിച്ചത് ലിബ്രിയോഫീസുകൾക്ക് നെക്കുറിച്ചുള്ള ആമുഖം
ലിബ്രിയോഫീസുകൾക്ക് ലെ വ്യത്യസ്ത ടൂൾബാറുകൾ
കാൽക്ക് ൽ പുതിയൊരു പ്രമാണം എങ്ങനെ തുറക്കണം
നിലവിലുള്ള ഒരു ഡോക്യുമെന്റ് എങ്ങനെ തുറക്കണം
കാൽക്ക് ൽ ഒരു പ്രമാണം തുറക്കുകയും അടയ്ക്കുകയും ചെയ്യേണ്ടത് എങ്ങനെ
കോമ്പ്രഹെൻസീവ് അസൈൻമെൻറ്Calc ൽ പുതിയൊരു പ്രമാണം തുറക്കുക സ്പ്രെഡ്ഷീറ്റ് practiceഓഡ്സ് എന്ന പേരിൽ അത് സേവ് ചെയ്യുക ഹെഡിംഗ് ങ്ങുകൾ സീരിയൽ നംബർ നാമെ ഡിപാർട്ട്മെന്റ് കൂടാതെ സാലറി എന്നിങ്ങനെ എഴുതുക
ഹെ ഡിംഗ്ങ്ങു കൾക് അടിവരയിടുക
ഹെഡിംഗ്ങ്ങുകളുടെ ഫോണ്ട് വലിപ്പം 16 ലേയ്ക്ക് വർദ്ധിപ്പിക്കുക
ഫയൽ അടയ്ക്കുക
താഴെക്കാണുന്ന ലിങ്കിൽ ലഭ്യമായ വീഡിയോ കാണുക ഇത് സ്പോക്കണ് ട്യൂട്ടോറിയല് പ്രോജക്ട് സമ്മറൈസ് ചെയ്യുന്നു
നിങ്ങൾക്ക് നല്ല ബാന്ഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഡൌണ്ലോഡ് ചെയ്ത് കാണാം
സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്ട് ടീം സ്പോക്കൺ ട്യൂട്ടോറിയല്സ് ഉപയോഗിച്ച് വർക്ക് ഷോപ്സ് നടത്തുന്നു
ഓൺലയിൻ ടെസ്റ്റ് പാസാകുന്നവർക്ക് സെർടിഫികറ്റെസ് നല്കുന്നു